ആഹ് ആഹ് okay ഞാ ഒന്നു നോക്കിയിട്ട് അത്ഞാൻ set എയ്തിട്ട വിളിക്കാ ഏർ നമ്മടെ രണ്ട് കൂട്ടുകാർ ഇവിടെ വന്ന്. ചെലപ്പോ ഇന്ന്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

തെക്കും കിഴക്കും തമിഴ്‌നാട് ക വടക്കു കർണാടക എന്നീ സംസ്ഥാനങ്ങളും പടിഞ്ഞാറ് അറബിക്കടലുമാണ് പതിനൊന്നുമുതൽ നൂറ്റിഇരുവത്തി ഒന്ന് kilometre വീതിയും അംന്നൂറ്റി എമ്പത് kilometre നീളമുള്ള കേരളത്തിന്റെ അതിർത്തികൾ മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ‌ഇന്നത്തെ

സംസ്ഥാനത്തിലെ ഗൂഡല്ലൂർ താലുക്ക് കുന്ദ താലൂക്ക് top slip ആന ക്കെട്ടിക്കു കിഴക്കുള്ള അട്ടപ്പാടിവനങ്ങൾ ഇപ്പോൾ നീലഗിരി ജില്ല കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗങ്ങൾ ഒഴികെയുള്ള മലബാർ ജില്ല അതേ സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ തുളുനാട് ഉൾപ്പെടുന്ന കാസർഗോഡ് താലൂക്ക് ഇപ്പോൾ കാസർഗോഡ്‌ ജില്ല എന്നീ പ്രദേശങ്ങൾ ചേർത്ത് ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ്‌ ഭാഷാ അടിസ്ഥാനത്തിൽ കേരളസംസ്ഥാനം രൂപവത്കരിച്ചത് വൈവിദ്ധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ ഇവിടം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട അമ്പതു സ്ഥലങ്ങളുടെ പട്ടികയിൽ National Geographic Traveller Magazine ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് അഥവാ Gods own Country എന്നാണ് കേരളം അറിയപ്പെടുന്നത് മലയാളം പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്‌

തെയ്യം മാപ്പിളപാട്ട് തുടങ്ങിയ കേരളത്തിൻ്റെ പുകളേറ്റുന്നു സുഗന്ധവ്യഞ്ജനങ്ങൾക്കും കേരളം പ്രശസ്തമാണ് വിദേശരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കേരളത്തിൻ്റെ സമ്പദ്‌വ്യവസ്ഥയിൽ പ്രധാനഘടകമാണ് അമേരിക്ക ഉൾപ്പെടെ ചില വിദേശ വികസിത രാജ്യങ്ങളിലും മലയാളികളായ nurse മാർ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്നുണ്ട് ലോകത്തിലെ മികച്ച nurse മാർ എന്ന അംഗീകാരവും മലയാളികളായ nurse മാർക്ക് അവിടങ്ങളിൽ ലഭിക്കാറുണ്ട് ആയിരത്തിതൊള്ളായിരത്തി അമ്പതുക്കളിൽ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 വിദേശ ജോലി വരുമാനത്തിൻ്റെയും സ്വാധീനമാണ് ഇതിന് കാരണം സാക്ഷരത ആരോഗ്യം കുടുംബാസൂത്രണം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളുടെ രാജ്യങ്ങളുടേതിനോടു കിടപിടിക്കുന്നതാണ്‌. കേരളത്തിന്റെ സാമൂഹിക വികസനത്തെ കേരളാ model എന്ന പേരിൽ പല രാജ്യാന്തര സാമൂഹിക ശാസ്ത്രജ്ഞരും പഠന വിഷയമാക്കിയിട്ടുണ്ട്‌. വിവിധ സാമൂഹിക മേഖലകളിൽ കൈവരിച്ച ചില നേട്ടങ്ങൾ മൂലം കേരളം ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം സാക്ഷരതയാണ്‌ അതിലൊന്ന്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവുമുയർന്ന സാക്ഷരതാ നിര നിരക്കാണ്‌. രണ്ടായിരത്തി അഞ്ചിൽ Transperacy International നടത്തിയ ഒരു Survey പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് അഴിമതി നടക്കുന്ന സംസ്ഥാനം കേരളമാണ്‌ കേരളത്തിൻ്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് persian gulf രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളെ ആശ്രയിച്ചിരിക്കുന്നു കേരളം എന്ന പേരിൻ്റെ ഉത്ഭവത്തിനെ പറ്റി വിഭിന്നങ്ങളാൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ട്

എന്ന പദവും ചേർന്നാണ് കേരളം എന്ന പേരുണ്ടായതെന്ന വാദം ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നു മറ്റൊരഭിപ്രായം അറബി സഞ്ചരികളാണ് ഇതിൻ്റെ ഉല്പത്തിക്കു പിന്നിലെന്നാണ് കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും സമ്പദ്സമൃദ്ധിയും കണ്ട് അവർ ദൈവം അനുഗ്രഹിച്ച നാട് എന്നർത്ഥത്തിലുള്ള എന്ന് വിളിച്ചിരുന്നത്രെ അതു ലോപിച്ചാണ് കേരളം എന്ന പേരുണ്ടായതെന്നാണ് മലബാർ എന്ന പദം അറബികൾ വഴി ലഭിച്ചതാണെന്നതാണ്‌, ഈ അഭിപ്രായത്തിനു കൂടുതൽ പിന്തുണ നല്കുന്നത് എന്ന പദവും എന്ന പദവും ചേർന്നാണ് മലബാർ എന്ന പദമുണ്ടായതത്രേ എന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നാണർത്ഥം അതു പിന്നീടു ലോപിച്ചാണ് മലബാർ എന്നായത് കേരളീയരല്ലാതെ മറ്റൊരു കേരളം എന്ന തികച്ചു അറിയപ്പെടുന്നതിൽ ഒന്നും ശ്രദ്ധേയമാണ് english ൽ M എന്ന അക്ഷരമുണ്ടായിട്ടും കേരള എന്നാണ് English ലെഴുതുന്നത് ഇക്കാര്യവും ഈ ഈ വാദത്തിന് ഉപോൽബ ക്രമായിരിക്കുന്നു കേരളം എന്ന പേരു ചേരളം എന്ന പദത്തിൽ നിന്നുദ്ഭവിച്ചതാണെന്നാണ് മറ്റൊരു വാദം ചേർ അഥവാ ചേർന്ത എന്നതിന് ചേർന്ന അ എന്നാണർത്തം കടൽമാറി കരകൾ കൂടിച്ചേർന്ന എന്ന അർത്ഥത്തിലാണ് ഈ പേരു പേരുദ്ഭവിച്ചതെന്നാണ് ഒരു കൂട്ടർ കരുതുന്നത് സംഘകാടകത്തിലെ നെയ്തൽ തിണൈ എന്ന ഭൂപ്രദേശത്തിൽ വരുന്ന ഇവിടം കടൽചേരുന്ന ഇടം എന്നയർത്ഥത്തിൽ ചേർ എന്നു വിളിച്ചിരുന്നു ചേർ plus അളം എന്നതിന് സമുദ്രമെന്ന അർത്ഥവുമുണ്ട് കടലോരമെന്ന സൂചനയാണ് ചേരളം തരുന്നത് ചേരലർ കടലോരത്തിൻ്റെ അധിപരുമായി ചേര രാജാക്കന്മാരിൽ നിന്നുമാകാം പേർ വന്നതെന്നാണ് മറ്റൊരു അഭിപ്രായം. ഇവരുടെ പേർ തന്നെ എന്ന പാലി വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. മറ്റൊരു മതം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 കേര കേരളീയരുടെ പൊതു വ്യവ ബ വാഹ ഭാഷ ദ്രാവിഡ ഭാഷായോട് ഗടപ്പെട്ടതാണ് മലയാളം പ്രകല്പരന്മാരിൽ നിന്നു രൂപം കൊണ്ടതാണു മലയാളം

Indian ഉപഭൂഖണ്ഡത്തിൻ്റെ ഈ തെക്കു പടിഞ്ഞാറൻ തീരദേശത്ത് ആദ്യമായി എത്തിപ്പെട്ടവർ നെഗ്രിറ്റോയ്ഡ് ആസ്ത്രലോയ്ഡ് വർഗ്ഗത്തിൽ പെട്ടവരായിരുന്നിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ പ്രാകൃത കാലത്ത് ഇന്നു കാണുന്ന സമതലങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഇക്കൂട്ടർ മുഖമാണ് വനങ്ങൾ നിറഞ്ഞ ഉയർന്ന നിരപ്പിലുള്ള മലമ്പ്രദേശങ്ങളാണ് സ്വാഭാവികമായും താവളമാക്കിയത് ഇവർ മുഖ്യമായും നായാട്ടിലൂടെയും വനങ്ങളിലെ കായ്കനികൾ ഭക്ഷിച്ചുമാണ് ജീവിച്ചിരുന്നത് കൃഷി അവർക്ക് അജ്ഞാതമായിരുന്നു ഇവരുടെ പിന്മുറക്കാർ ഇന്നും കേരളത്തിൽ അവശേഷിച്ചിട്ടുണ്ട് കിഴക്കൻ മലകളിലും കാടുകളിലും കണ്ടു വരുന്ന പണിയർ ഇരുളർ കുറിച്യർ മുതുവാന്മാർ മലയന്മാർ മലവേടർ ഉള്ളാടർ കാണിക്കാർ തുടങ്ങിയ ആദിവാസികൾ ഇവരുടെ പിൻഗാമികൾ ആണ് കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ പതിനാല് ജില്ലകൾ ആണ് ഉള്ളത് ഏറ്റവും ഏർ അ ആദ്യമായി കാസർകോടും അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ തൊടങ്ങുകയാണെങ്കിൽ കാസർകോട്ന്ന് തിരുവനന്തപുരം വരെ എന്ന് നമ്മക്കു പറയാം. തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംത്തിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോഡ് എന്നിങ്ങനെ പതിനാൽ ജില്ലകളാണ്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 കേരളത്തിൻ്റെ തലസ്ഥാനം ആയി കണക്കാക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ ആണ് അതുപോലെ തൃശൂർ ജില്ലയെ സാംസ്‌കാരിക തലസ്ഥാനമായി കണക്കാക്കുന്നു

കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികൾ കിഴക്കോട്ടൊഴുകും പതിനഞ്ച് kilometre ന് മേലെ നീളമുള്ളവയാണ് നദികൾ എന്നു വിളിക്കുന്നത് അതിനു താഴെ നിരവധിയുണ്ടെങ്കിലും അവയെ നദികളുടെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല കേരളത്തിലെ മിക്ക നദികളും ഒരേ ദിശയിൽ ഒഴുകുന്നു കേരളത്തിലെ നദികൾ മറ്റു സംസ്ഥാനങ്ങളിലോട് ഏർ അപേക്ഷിച്ച് വളരെ ചെറുതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ആണ് കേരളത്തിലെ നദികളെ ആശ്രയിച്ചായിരുന്നു ആദിമ കാലത്തിൽ ഗതാഗതം നടന്നിരുന്നത് നദികളിൽ നിന്ന് ജലസേചനം മത്സ്യബന്ധനം എന്നിവക്കു പുറമേ വൈദ്യുതിയും കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ജലസേചനത്തിനും ജലവൈദ്യുത നിർമ്മാണത്തിനുമായി നിരവധി അണക്കെട്ടുകൾ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു കേന്ദ്രീയ ഭൂഗർഭ board ഉം കേരള ഭൂഗർഭ ജല വകുപ്പും സംയുക്തമായി കേരളത്തിലെ ഭൂഗർഭ ജല സമ്പത്തിൻ്റെ അളവും നിശ്ചിത ഇടവേളകളിൽ കണക്കാക്കാറുണ്ട്. കേരളത്തിലെ ആയിരത്തോളം കിണറുകളിൽ കേന്ദ്രീയ ഭൂഗർഭ ജല board പഠനത്തിനായി നിരീക്ഷിക്കുന്നുണ്ട്. രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഏകദേശം കേരളത്തിൽ ലഭ്യമായ ഭൂഗർഭ ജലം ആറുപതി ആറായിരത്തി തൊള്ള തൊണ്ണൂറ്റിആറ് ഘനലക്ഷം meter ആണ് അർധ ഗുരുതരമായി ഇരുപത്തിമൂന്ന് block കളുണ്ട്. കാസർഗോഡ് മലമ്പുഴ block കളെ ഗുരുതരമായും ചിറ്റൂർ block നെ അതീവ ഗുരുതരമായും വർഗ്ഗീകരിക്കുന്നു.

കടലും തീരവും കേരളത്തിന് അഞ്ഞൂറ്റി എമ്പത് കിലോമീറ്റർ നീളത്തിൽ കടൽത്തീരമുണ്ട്. പതിനാല് ജില്ലകളിൽ ഒമ്പത്ഉം കടലിനോട് ചേർന്നു കിടക്കുന്നവയാണ്. അന്തർദേശീയധാരണ അനുസരിച്ച്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 അപ്ര ധാന തുറമുഖങ്ങളും കേരളത്തിലുണ്ട്. വിഴിഞ്ഞം തുറമുഖം കൊല്ലം തുറമുഖം തങ്കശ്ശേരി തുറമുഖം ആലപ്പുഴ തുറമുഖം കായംകുളം മനക്കേദം തിരുവനന്തപുരം നീന്തക്കര മുനമ്പം പൊന്നാനി ബേപ്പൂർ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ അഴീക്കൽ കാസർഗോഡ് മഞ്ചേശ്വരം നീലേശ്വരം തുറമുഖം എന്നിവയാണ് മറ്റുള്ളവ. കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണ്ണത്തിൽ ഇരുപത്തി ഒമ്പതെ point ഒന്ന് ശതമാനം അതായത് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒമ്പത്‌ point അഞ്ച് ചതുരശ്ര kilometre വനമേഖലയാണ് ഇതിൽ വിവിധ തരം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

ഈർപ്പത്തിനേയും തടഞ്ഞു നിർത്തുന്നതു മൂലം സമശീതോഷ്ണ കാലാവസ്ഥയാണ് ഉള്ളത് കേരളത്തിൽ കാലാവസ്ഥകൾ വ്യക്തമായി വ്യത്യാസം പുലർത്തുന്നവയാണ്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

മഴ നന്നായി പെയ്യും കുറഞ്ഞ താപ നില പതിമൂന്നെ to പതിമൂന്ന് degree വരെ ചിലപ്പോൾ ആകാറുണ്ട് എന്നാൽ കൂടിയ താപനില ഇരുപത്തിമൂന്ന്നു താഴെ നിൽക്കുകയും ചെയ്യുന്ന സുഖകരമായ ഒരു കാലാവസ്ഥയാണ് ഇത്

ഏറ്റവും കൂടിയ മഴയുടെ അളവ് പതിനഞ്ച് centimeter താഴെയാണ്. ഇനി വേനൽക്കാലത്തെ കുറിച് പറയുകയാണെങ്കിൽ കേരളത്തിൽ വേനൽക്കാലം March മുതൽ may വരേയാണ്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 May മാസങ്ങളിലെ താപനില കുറക്കാൻ സഹായിക്കാറുണ്ട് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലാണ് ഇത് may ലാണ് കൂടുതലും ലഭ്യമാകുന്നത്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

കേരളത്തിലെ ദേശീയപാതയുടെ ആകെ നീളം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് Kilometer ഉം സംസ്ഥാനപാതയുടേത് നാലായിരത്തി ആർ kilometer ഉമാണ്. കൂടാതെ ഇരുപതിമൂആയിരത്തി എഴുന്നൂറ്റി രണ്ട് kilometer ജില്ലാപാതകളും കേരളത്തിലുണ്ട് കേരളത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയ പാതയാണ് ദേശീയ പാത അറുപത്തി ആർ കന്യാകുമാരിയിൽ നിന്നു തുടങ്ങി മുംബൈക്ക് സമീപം പനവേൽ വരെ ചെന്ന് അവസാനിക്കുന്ന ദേശീയപാത നാലുമായി കൂട്ടിമുട്ടുന്ന ദേശീയപാത അറുപത്തി ആർ കേരളത്തിലൂടെ കടന്നു പോകുന്നു. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ്‌ ദേശീയപാത അഞ്ഞൂറ്റി നാപതിനാൽ ഇത് തമിഴ് നാട്ടിലെ സേലത്തു നിന്നും ആരംഭിച്ച് കേരളത്തിലൂടെ കൊച്ചി വരെ പോകുന്നു. ദേശീയപാത എമ്പത്തിഅഞ്ച് കൊച്ചി രാമേശ്വരവും ദേശീയപാത ഇരുന്നൂറ്റിഎട്ട് കൊല്ലം തിരുമംഗലം വരെയും ദേശീയ പാത ഇരുന്നൂറ്റി പന്ത്രണ്ട് കോഴിക്കോട് മൈസൂർ വരെയും ദേശീയപാത ഇരുന്നൂറ്റിപത്തിമൂന്ന് കോഴിക്കോട് to പാലക്കാട് വരെയും പോകുന്നു ദേശീയ പാതകൾ കഴിഞ്ഞാൽ കേരളത്തിലെ road ശൃംഖലയിൽ പ്രധാനം സംസ്ഥാന പാതകളാണ്

കേരളത്തിന്റെ railway ശൃംഖല ഇടുക്കി വയനാട് എന്നീ ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലൂടെയും കടന്നുപോകുന്നു. എങ്കിലും മലപ്പുറം പൈനാവ് കല്പറ്റ പത്തനംതിട്ട എന്നീ ജില്ലാ തല സംസ്ഥാനങ്ങൾ ഈ railway ശൃംഖലയിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല മംഗലാപുരത്തു നിന്ന് കാസർഗോഡ് വഴി ഷൊർണൂർ വരെയും ഷൊർണൂർനിന്ന് പാലക്കാട് വഴി ചെന്നൈ ഭാഗത്തേക്കും ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്കും എറണാകുളത്തു നിന്ന് കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും വെവെറെ കൊല്ലത്തേക്കും കൊല്ലത്തിൽ നിന്ന് തിരുവനന്തപുരം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 പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്കും പുനലൂർ നിന്ന് ചെങ്കോട്ടയിലേക്കുമുള്ള Meter gauge പാതകൾ Broad gauge ആയി മാറ്റിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുവത്തി ഒന്ന് March മാസത്തിൽ ബേപ്പൂരിൽ നിന്ന് തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ railway പാത നിലവിൽ വന്നത് പിന്നീട് ഈ പാത മംഗലാപുരത്തേക്കും മദിരാശി എന്ന് ഇപ് ഇപ്പൊ ചെന്നൈയായി അറിയപ്പെടുന്ന ചെന്നൈയിലേക്കും നീട്ടി തുടർന്ന് ഷൊർണൂർ കൊച്ചി പാതയും നിലവിൽ വന്നു. ഷൊർണുർ നിലമ്പൂർ പാതയും തുടർന്ന് വന്നു ആയിരത്തിത്തൊള്ളായിരത്തി നാല് മുതൽ ചെങ്കോട്ട മുതൽ പുനലൂർ വഴി കൊല്ലം വരെയുണ്ടായിരുന്ന meter gauge പാത ആയിരത്തിതൊള്ളായിരത്തി മുപ്പത്കളിൽ തിരുവനന്തപുരം വരെ നീട്ടി ബാക്കി പാതകളെല്ലാം സ്വാതന്ത്ര്യ അവ സ്വാതന്ത്ര്യ ദിനകാലത്ത് ഉണ്ടായവയാണ് ഇനി വ്യോമ ഗതാഗതത്തെ കുറിച്ച് നമ്മക്ക് സംസാരിക്കാം ഇപ്പോൾ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിന് ഉള്ളത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ എന്നിവയാണ് അവ. കൊച്ചി വെല്ലിങ്ടൺ island ലുള്ള വിമാനത്താവളം നാവിക സേനയുടെ ആവശ്യത്തിനായി മാത്രം ഉപയോഗിക്കപ്പെടുന്നു കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളം കണ്ണൂരിൽ രണ്ടായിരത്തി പത്തിനെട്ട് december ഒമ്പത് നു ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല ശബരിമല അടുത്ത് എരുമേലി പുതിയ വിമാനത്താവളത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ കാർഷിക വിളകളെ കുറിച്ച്‌ സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ജനസംഖ്യയുടെ പകുതിയോളം കൃഷിയെ മുഖ്യ വരുമാനമായി മാർഗ്ഗമായി സ്വീകരിച്ചിരിക്കുന്നു മൂവ്വായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ചതുരശ്രീ kilometre പാടങ്ങളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തിത്തൊണ്ണൂറിൽ ഇത് അയ്യായിരത്തി എണ്ണൂറ്റി എമ്പത്തി മൂന്ന് ചതുരശ്രീ kilometre ആയിരുന്നു ഇവിടെ അ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത്‌ Ton നെല്ല് ഉല്പാദിപ്പിക്കപ്പെടുന്നു അറുന്നൂറോളം നെല്ലിനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ നാളികേരം തേയില കാപ്പി റബ്ബർ കശുവണ്ടി എന്നിവയും കുരുമുളക് ഏലം vanilla കറുവപ്പട്ട ജാതിക്ക എന്നീ സുഗന്ധ വ്യഞ്ജനങ്ങളും വ്യാപകമായി കൃഷിചെയ്തു വരുന്നു കേരളം ഒരു ഉപഭോഗ ഉപഭോക്തസംസ്ഥാനമാണ് ഭക്ഷ്യ വിഭവങ്ങളുടെ കാര്യത്തിൽ സ്വയംപര്യാപ്തത നേടിയില്ലാത്ത കേരളം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന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 മിക്ക കൃഷികളും കേരളത്തിലുണ്ടെങ്കിലും എല്ലാ കാർഷികോൽപ്പന്നങ്ങളും അതിൻ്റെ പ്രാഥമിക ദശയിൽ തന്നെ വിൽക്കുന്ന രീതിയാണ് കേരളത്തിൽ ഉള്ളത് അതായത് കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ചു മൂല്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉല്പാദനം കേരളത്തിൽ കുറവാണ് കാർഷിക ചെലവ് വർദ്ധിച്ചതും കൃഷിനഷ്ടം കാരണം മുമ്പുണ്ടായിരുന്ന പല കൃഷികളും കർഷകർ ചെയ്യാതിരുന്നിട്ടുമുണ്ട് ഇപ്പോൾ rubber ആണ് കൂടുതലായി കൃഷി ചെയ്ത് വരുന്നത് ഇന്ത്യൽ ഉണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം rubber ഉം കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രധാന കാർഷിക വിഭവങ്ങളായി ധാന്യങ്ങളിൽ നെല്ല് കൂവരക്ക് ചോളം വരാഗ് ചാമ ധാന്യ വർഗ്ഗങ്ങളിൽ ഉഴുന്ന് ചെറുപയർ മുതിര തുവരപ്പരിപ് പെരുംപയർ എന്നിങ്ങനെ നീളുന്നു കേരളത്തിൻ്റെ ഭക്ഷ്യ ഭ വിഭവങ്ങളുടെ ക ഏർ കണക്കുകൾ കേരളത്തിലെ വ്യവസായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം രൂപവത്കരിച്ചതിനു ശേഷം കേരളത്തിന്റെ വ്യവസായങ്ങൾ പ്രധാനമായും പ്രവർത്തിച്ച് വരുന്നത് welfare society കൾ പോലെയുള്ള ജനാധിപത്യ socialist ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും നേരിട്ടുള്ള വിദേശ നിക്ഷേപവും കേരള സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ Gross Domestic Product രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കണക്ക് അനുസരിച്ച് ഏതാണ്ട് എമ്പത്തി ഒമ്പതു കോടി നാല് നാല്പത്തൊന്ന് ലക്ഷം രൂപയാണ് കണ്ടെത്തിയിട്ടുള്ളത് എങ്കിലും സമീപകാലത്തെ gdp വളർച്ച

കേരളത്തിൻ്റെ tourist മേഖലയെ കുറിച് സംസാരിക്കുകയാണെങ്കിൽ പതിനാലു ജില്ലകളിലും tourist കളെ ആ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് tourism

അറവത്തിമൂന്നെ point എട്ട് ശതമാനം തുടങ്ങി സേവന മേഖലങ്ങളും കൃഷി മത്സ്യ ബന്ധനം GSDP യുടെ പതിനേഴെ point രണ്ട് ശതമാനം എന്നിവയാണ് പ്രധാനമായും സാമ്പത് മേഖലയെ പ്രധാന സ്രോതസ്സുകൾ കേരളം ഇന്ന് ഇന്ത്യയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി വളർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ എമ്പത്തി അഞ്ച് ലക്ഷം വിനോദ സഞ്ചാരികൾ കേരളം സന്ദർശിക്കുകയുണ്ടായി ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇപത്തിമൂന്ന് point അറുവതിഎട്ട് ശതമാനം വർദ്ധന കാണിക്കുന്നു മലയോരങ്ങളും കടലോരങ്ങളും വനസ്ഥലികളും തീർത്ഥാടന കേന്ദ്രങ്ങളുമായി സഞ്ചാരികൾ പ്രിയങ്കരമായി ഒട്ടേറെ സ്ഥലങ്ങൾ കേരളത്തിലുടനീളമുണ്ട് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികൾ ഇവിടങ്ങളിലേക്കു പ്രവഹരിക്കുന്നു മൂന്നാർ നെല്ലിയാമ്പതി പൊന്മുടി തുടങ്ങിയ മലയോര കേന്ദ്രങ്ങളും ഫോർട്ട് കൊച്ചി കെ കോവളം വർക്കല ചെറായി beach കളും പെരിയാർ ഇരവികുളം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

ഇവ കൂടാതെ തീർത്ഥാടന വിനോദ സഞ്ചാരവും ഇന്ത്യയെ വൈദ്യ സംബന്ധമായി ആയുർവേദവുമായി ബന്ധപ്പെട്ട വിനോദ സഞ്ചാരവും സുപ്രധാനമാണ് സംസ്ഥാന വിനോദ സഞ്ചാര വകുപ്പ്

കേരളത്തിൻ്റെ കായലുകളിൽ വിനോദ സഞ്ചാര സമൃദമായ അടുത്തകാലത്തായി വളരെയേറെ ഉൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് കായലുകളിൽ കെട്ടുവള്ളങ്ങളിലും യാത്രയും താമസവും ഇവിടത്തെ പ്രധാന സവിശേഷതയാണ് ഇക്കൂട്ടത്തിൽ അഷ്ടമുടിക്കായൽ കുമരകം പാതിരാമണൽ തുടങ്ങിയവ എടുത്തു പറയേണ്ട വിനോദ സഞ്ചാരങ്ങളാണ് അതുപോലെ ഇവിടുത്തെ ഒരു attraction ആയി പറയുന്നു ജലപ്പരപ്പിൽ ഇറങ്ങുകയും അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യാനാകുന്ന sea plane ഉപയോഗിച്ച് ഈ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാൻ ഉം തുടർനടപടികൾ നോക്കുന്നുണ്ട് മലയോര കേന്ദ്രങ്ങളായ ഇടുക്കി നെയ്യാർ മൂന്നാർ നെല്ലിയാമ്പതി ദേവികുളം പൊൻ‌മുടി വയനാട് പൈതൽ മല vagamon എന്നിവയാണ് ചില മലയോര വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണു ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കിഴക്കായി സ്ഥിതി ചെയ്യുന്നു പത്തനംതിട്ട ജില്ലയിലെ ഒരു Tourist കേന്ദ്രമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടം റാന്നി താലൂക്കിലെ വെവുച്ചിറ പഞ്ചായത്തിലെ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ കേരളത്തിൽ ആയിരത്തിതൊള്ളായിരത്തിമുപ്പത്തിനാലിൽ ആരംഭിച്ച Periyar Tiger Reserve ആണ് ആദ്യത്തേത് ദേശീയോദ്യാനങ്ങൾ കൂടാതെ പതിനാറ് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും ഉണ്ട് ഇതിൽ മൂന്നെണ്ണം പക്ഷിസങ്കേതങ്ങളാണ് നീലഗിരി അഗസ്ത്യവനം എന്നിങ്ങനെ രണ്ട് ജൈവ മേഖലകളും ഉണ്ട് ഇരവികുളം silent valley പാമ്പാടും ചോല മതിൽകെട്ടാൻചോല ആനമുടിച്ചോല എന്നിവയാണ് അഞ്ച് ദേശീയ ഉദ്യാനങ്ങൾ പെരിയാർ നെയ്യാർ പറമ്പിക്കുളം പേപ്പാറ ചെന്തുരുണി ചിന്നാർ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 ഇനിപറയുകയാണെങ്കിൽ കേരളത്തിൽ നാനാ ജാതികളും ഒത്തുകൂടുന്നതിനാൽ കുറെ അകോശങ്ങളും കുറെ പരിപാടികളും പരിപാടികളും നടക്കുന്നു കേരളത്തിലെ സാക്ഷരതയെ കുറിച് പറയുകയാണെങ്കിൽ സംസ്‌ കേരള സംസ്ഥാന library council നടത്തിയ survey യിൽ കേരളത്തിൽ നൂറു ശതമാനവും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 നൂറുശതമാനം സാക്ഷരതാ പുലർത്തിയിരിക്കുന്നു ഇനി നമുക്ക് നമ്മുക്കു കുടിവെള്ളത്തെ കുറിച്ച് സംസാരിക്കാം കേരളത്തിലെ ഏഴുപത് ശതമാനം പേർക്കും ശുദ്ധജലം അവരുടെ വീടുകളിൽ ഉള്ള കിണർ കുളം എന്നിവയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് എന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ് പതിനേഴ് point രണ്ട് ശതമാനം പേർക്ക് ഭാഗികമായി ശുദ്ധജലം ലഭിക്കുന്നുള്ളൂ എന്നാൽ നഗരങ്ങളിലും മറ്റും സർക്കാർ ശുദ്ധജലം കുഴലുകളിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ സമുദ്രതീരത്ത് കിടക്കുന്ന വൈപ്പിൻ പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് ശുദ്ധജലക്ഷാമം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്നത് നദികളിൽ നിന്നും പാടങ്ങളിൽ നിന്നും അനുവദനീയമായ അളവിലും കൂടുതൽ മണൽ മണൽ എടുക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പലയിടങ്ങളിലും വേനൽ കാലത്ത് ജലക്ഷാമം രൂക്ഷമാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളായി അറിയപ്പെടുന്നത് കണിക്കൊന്ന കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പൂവായിട്ടും കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമായ തെങ്ങും കേരള സംസ്ഥാന ഔദ്യോഗിക മൃഗമായി Indian ആനയും കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായി മലമുഴക്കി വേഴാമ്പലും കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി കരിമീനും ഔദ്യോഗിക പാനീയമായി ഇളനീരും ഔദ്യോഗിക ഫലമായി ചക്കയും അറയപ്പെടുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളവും ഔദ്യോഗിക മുദ്ര അശോക സ്തംഭത്തിന് ഇരുവശവുമായി നിൽക്കുന്ന ആനകളുമാണ് കേരളത്തിലെ തെങ്ങ് ഏറ്റവും കൂടുതൽ ആയി ഉള്ളത് കൊണ്ട് ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷമായി തെങ്ങിനെ അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത് കായികരംഗത്ത് കേരളം മറ്റു സംസ്ഥാനങ്ങളേക്കാൾ മികച്ചു നിൽക്കുന്നു ആയിരത്തിതൊള്ളായിരത്തിഅമ്പതുകളിലാണ് കേരളം കായികരംഗത്ത് പേരെടുക്കുന്നത് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ ജി വി രവിവർമ ആണ് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിനാലിൽ long jump ഇൽ എട്ട് point പുജിയം ഏഴ് metre ചാടിയ ടീസി യോഹന്നാൻ ഇത്രയും ദൂരം ചാടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായി അറിയപെട്ടു olympics ഇൽ പങ്കെടുത്ത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 അവർ കേരളത്തിൻ്റെ അഭിമാനതാരമായി മാറുകയും ചെയ്തു ആദ്യമായി asian games ൽ കേരളത്തെ പ്രതിനിധീകരിച്ച വനിത എം വി വത്സമ്മയാണ് ഒമ്പത് ഭാഷകളിലായി ഓരോ വർത്തമാനപത്രങ്ങൾ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇവയിൽ കൂടുതലും ഉള്ളത് മലയാളത്തിലും English ലുമാണ് ഇവയിൽ മലയാള മനോരമ തുടങ്ങി നിരവധി പത്രങ്ങളും ഉൾപ്പെടുന്നു കേരളത്തെ കുറിച് നമുക്ക് പറയുകയാണെങ്കിൽ

Hello നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാ, Hello നമസ്കാരം, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം തന്നെയാണ്. താങ്കള്‍ക്കോ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് നല്ല വിശേഷം തന്നെയാണ്. അങ്ങനെ പോകുന്നു. ഏർ താങ്കള്‍ തിരക്കിലാണോ? അല്ല, ഞാനിപ്പോള്‍ free time ലാണ്. താങ്കള്‍ എന്താണ് വിളിച്ചതെന്ന് പറഞ്ഞോളൂ. ആഹ് ഞാന് ഇപ്പോള്‍ വിളിച്ചത് നമുക്ക് കൊറ~ അല്‍പനേരം ഒന്ന് ആഹ് ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. താങ്കള്‍ക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. ഞാനിപ്പോള്‍ free ആയിട്ട് ഇരിക്കുകയാണ്. താങ്കള്‍ എന്തു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാന്‍ ഉദ്ദേശിക്കുന്നത്? ഞാന് ഒരു cricket ഇനെ പറ്റിയാണ് സംസാരിക്കാന്‍ ഉദ്ദേശിക്കുന്നത്. ഏർ ഇന്ന് ജോലിയില്ലേ താങ്കള്‍ക്ക്? ആഹ് ഇന്ന് ജോലി leave എടുത്തിക്കുവാണ് ഞാന്‍. ഒരു free time കിട്ടിയപ്പോഴാണ് താങ്കള്‍ പറഞ്ഞ വിഷയം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വിഷയം കൂടിയാണ് cricket എന്ത് താങ്കള്‍ക്ക് എന്താണ് cricket ഇനെ പറ്റി അറിയേണ്ടത്? ആഹ് അതേല്ലേ. എനിക്ക് cricket ഇനെ കുറ~പറ്റി കുറച്ചു കാര്യങ്ങള്‍ ഒക്കെ അറിയാനുണ്ട്. cricket ഇലെ ഏർ താരങ്ങളെ ഒക്കെ പറ്റിയാണ് എനിക്ക് അറിയാനുള്ളത്. ഏർ താങ്കള്‍ ഏർ ഏതു താരത്തിന്‍റെ

എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരങ്ങള്‍ എന്ന് പറയുന്നത് Indian താരങ്ങള്‍ തന്നെയാണ്. സച്ചിന്‍ ടെണ്ടുല്‍ക്കര്‍, MS ധോണി, വിരാട് കോഹിലി, രോഹിത് ശര്‍മ്മ അങ്ങനെയുള്ള

DJ ബ്രാവോ അങ്ങനെയുള്ള ഒരുപാട് കളിക്കാരെയും എനിക്ക് ഇഷ്ടമാണ്. ആഹ് അതേല്ലേ, താങ്കള്‍ക്ക് അഹ് സച്ചിനെ പറ്റി എന്താണ് പറയാന്‍ ഉള്ളത്? സച്ചിന്‍റെ ജീവചരിത്രം എങ്ങനെയൊക്കെയായിരുന്നു? അദ്ദേഹം ഈ cricket ഇന്‍റെ മേഖലയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? അതൊക്കെ താങ്കള്‍ക്ക് അറിയാമോ? അതിനെ പറ്റി ഒന്ന് കൊറച്ച് വിവരിക്കാമോ? സച്ചിനെ പറ്റി പറയുകയാണ് എന്ന് പറഞ്ഞാല്‍ നമ്മള്‍ എല്ലാ ഇന്ത്യക്കാര്‍ക്കും ഒരു അഭിമാനമാണ് സച്ചിന്‍ എന്ന് പറയുന്നത്. ഏർ നമ്മുടെ ഇന്ത്യക്കാരില്‍ പലരും cricket കാണാന്‍ തന്നെ കാരണം സച്ചിന്‍ വന്നതോട് കൂടിയാണ്. അതിനു മുമ്പും cricket ഉണ്ടായിരുന്നു. എന്നാല്‍ സച്ചിന്‍ ഏത് cricket കളിക്കാരനെയാണ് ആദ്യം നമുക്ക് എല്ലാവരോടും ചോദിച്ചാൽ അറിയുക എന്ന് ചോദിച്ചാല്‍ ആദ്യം അറിയുക എല്ലാവരും സച്ചിന്‍ എന്നാണ്. കാരണം,

bowling ഉം അദ്ദേഹത്തിന്‍റെ സ്വഭാവം എല്ലാമായിരുന്നു. അദ്ദേഹത്തിന്‍റെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിനെ ഈ നിലയില്‍ എത്തിച്ചവരില്‍ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്

കളിക്കാരനാവുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്‍റെ ആദ്യ മത്സരങ്ങള്‍ നോക്കുകയാണെങ്കില്‍ ഏർ ആദ്യത്തെ balll തന്നെ അദ്ദേഹത്തിന്‍റെ മുട്ടില്‍ നിന്നും രക്തം വന്നു. പിന്നീടുള്ള ball ഉകളെല്ലാം അദ്ദേഹം six ഉം, four ഉകളും നേടി നമ്മളെ എല്ലാം അതിശയിപ്പിച്ച ഒരു

ആഹ് അതെ അല്ലേ? ആഹ് നമ്മടെ ഓരോ കളിക്കാരും വളരെയധികം ബുദ്ധിമുട്ട് ഒക്കെ അനുഭവിച്ചിട്ടാണ് അല്ലേ ഈ മേഖലയിലേക്ക് എത്തി ചേര്‍ന്നിട്ടുള്ളത്. ആഹ് നമ്മുടെ ഈ സച്ചിന്‍ ടെന്‍~ ഈ സച്ചിന്‍ എന്ന കളിക്കാരന്‍റെ മുഴുവന്‍ പേര് എന്താന്നറിയുവോ നിങ്ങള്‍ക്ക്. ഉം സച്ചിന്‍ എന്ന കളിക്കാരന്‍റെ മുഴുവന്‍ പേര് എല്ലാവര്‍ക്കും അറിയുന്ന പോലെ തന്നെ സച്ചിന്‍ ടെണ്ടുല്‍ക്കര്‍ എന്ന് തന്നെയാണ്. ആഹ് അതേല്ലേ, ഏർ ഇപ്പം നമ്മള് cricket കളിയ്ക്കാന്‍ ആരംഭിക്കുകയാണെങ്കില്‍ അതില്‍ എത്ര ആഹ് കളിക്കാരാണ് ഉണ്ടായിരിക്കേണ്ടത്. ഏർ എത്ര അംഗങ്ങളാണ് ഒരു cricket team ഇല്‍ ഉണ്ടാവുക. ഒരു cricket team ഇല്‍ ഉണ്ടാവുമെന്നു പറയുന്നത് പതിനൊന്ന് പേരടങ്ങിയ team ആണ്. അതില്‍ ഒരു wicket keeper, ഒരു captain, ആഹ് രണ്ടു നാലഞ്ച് bowler പിന്നീടു രണ്ടു മൂന്ന് all rounder അങ്ങനെ അടങ്ങിയ ഒരു team ആയിരിക്കും ഉണ്ടായിരിക്കുക. ആഹ് അതേല്ലേ, ഏർ നമ്മള് എങ്ങനെയാണ് cricket കളി ആരംഭിക്കുക? Cricket കളി ആരംഭിക്കുക എന്ന് പറയുന്നത് ആദ്യം തന്നെ എല്ലാ, രണ്ടു team ഇന്‍റെയും captain മാര്‍ വരികയും, അവരിലൊരാള്‍ toss ഇടുകയും, toss നേടിയ captain, team ഇന് captain ന് cri~bowling ആണോ,

ball ചെയ്യുകയും രണ്ടാമത് ball ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് first bat ചെയ്ത team എടുത്ത അത്ര ഒരു score രണ്ടാമത് bat ചെയ്ത team എടുത്താല്‍ അവര്‍ ജയിക്കുകയും, അവരെടുത്തില്ലെങ്കില്‍ ആദ്യം bat ചെയ്ത team ജയിക്കുകയും അങ്ങനെയാണ് cricket ഇന്‍റെ നിയമങ്ങള്‍. ആഹ് അതേല്ലേ, അങ്ങനെയാണ് അല്ലേ. ഏർ താങ്കള്‍ക്ക് പിന്നെ ഈ കളിക്കാരില്‍ അഹ് അടുത്തതായി ഇഷ്ടമുള്ള താരം ഏതാണ്? അദ്ദേഹത്തെ പറ്റി ഒന്ന് ഏർ കുറ~ വിവരിക്കാമോ? എനിക്ക് പിന്നീടു കളിക്കാരില്‍ ഏറ്റവും കൂടുതല്‍ ഇഷ്ടമുള്ള വ്യക്തി മഹേന്ദ്ര സിംഗ് ധോണി എന്നറിയപ്പെടുന്ന വ്യക്തി ആണ്. ഏർ അദ്ദേഹത്തിന്‍റെ ജീവിതം എന്ന് പറയുന്നത് ഒരു inspiration story തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്‍റെ ജോ~ story യെ പറ്റി നമ്മള്‍ ഒരു cinema യില്‍ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അഹ് കാരണം, അദ്ദേഹം ഒരു പാട് ബുദ്ധിമുട്ടുകള്‍ സഹിച്ചാണ് cricket ഇലേക്ക് എത്തുന്നത്. അപ്പോള്‍ കാമുകി മരിക്കുകയും, പിന്നീട് അദ്ദേഹം ഒരുപാട് stress അനുഭവിക്കുകയും, അദ്ദേഹം കാരണമാണ് നമ്മള്‍ ഏർ ഇപ്പോള്‍ കാണുന്ന ഒരു പാട് trophy കള്‍ നേടിയിട്ടുള്ളത്. ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിന് ശേഷം പിന്നീട് നമ്മള്‍ ഇരുപത്തിയെട്ട് വര്‍ഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്നില്‍ ഏർ world cup trophy നേടിയത്. അതിന് ഏറ്റവും ഉത്തമമായ കാരണം മഹേന്ദ്ര സിംഗ് ധോണി എന്ന captain കൂടിയാണ്. അദ്ദേഹമായിരുന്നു അന്നത്തെ captain.

ആ പിന്നെ എനിക്ക് അഹ് പറയാനുള്ളത് ഈ captain cool എന്ന് പറയുന്നത് ഈ മഹേന്ദ്ര സിംഗ് ധോണിയെ ആണ് അല്ലേ?

നമ്മള്‍ വിചാരിക്കുന്നതിനുമപ്പുറം ആയിരിക്കും അദ്ദേഹത്തിന്‍റെ ബുദ്ധി. കാരണം, first umpire ഉം, second umpire ഉം തീരുമാനിക്കുന്നതിന്റെ അപ്പുറം അദ്ദേഹത്തിനു തീരുമാനങ്ങള്‍ എടുക്കാന്‍ കഴിയും. അദ്ദേഹത്തിനെ അതുകൊണ്ടാണ് captain cool

ആഹ് അതെ, അല്ലേ? ഏർ പിന്നെ എനിക്ക് അറിയാനുള്ളത് ഇപ്പോള്‍ IPL നടക്കുന്ന സമയമാണോ? അതേ, ഇപ്പോള്‍ IPL നടക്കുന്ന സമയമാണ്.

ഇപ്പോള്‍ ഏറ്റവും കൂടുതല്‍ point നേടി മുന്നില്‍ നില്‍ക്കുന്നത് മഹേന്ദ്രസിംഗ് ധോണിയുടെ team ആയ Chennai Super Kings ആണ്. പിന്നിട് തൊട്ട് പിന്നില്‍ ഉള്ളത് നമ്മുടെ മലയാളിയായ സഞ്ജു സംസണിന്‍റെ team ആയ Rajasthan Royals ആണ്. അങ്ങനെ ഒരുപാട് team ഉകള്‍ അതിനു താഴെയായി Lucknow Super Giants, Gujarat Titans അങ്ങനെയുള്ള ഒരുപാടു team കള്‍ അതിനടിയിലുണ്ട്. ആഹ് അതെ, അല്ലേ? ഇപ്പോള്‍ ഈ IPL ഇല്‍ ഏറ്റവും കൂടുതല്‍ ആഹ് win ചെയ്തിട്ടുള്ള team ഏതാണ് കൂടുതലായിട്ടും? IPL ഇല്‍ ഏറ്റവും കൂടുതല്‍ win ചെയ്തിട്ടുള്ള team Mumbai Indians തന്നെയാണ്. പിന്നെ അവര്‍ അഞ്ച് കിരീടങ്ങള്‍ നേടിയിട്ടുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതല്‍ win ചെയ്തിട്ടുള്ള team Chennai Super Kings നാല് കിരീടങ്ങള്‍ അദ്ദേഹം അവര്‍ നേടിയിട്ടുണ്ട്. പിന്നീട് Kolkata Knight Riders എന്നറിയപ്പെടുന്ന team അവര്‍ രണ്ട് കിരീടങ്ങള്‍ നേടിയിട്ടുണ്ട്. പിന്നീട് Sunrisers Hyderabad ഒരു കിരീടം നേടിയിട്ടുണ്ട്. Rajasthan Royals ഒരു കിരീടം നേടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ champion മാര്‍ ആയ